ചിത്രത്തിൽ കാണുന്നത് ഒരു പ്രൊഫഷണൽ കോളേജിൻറെ മുൻ ഭാഗമാണ്.

പല തരത്തിലുള്ള ചെടികൾ കൊണ്ട് അവിടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു.

ഈ ഓഫീസ് റൂമിൽ മോണിറ്ററും സിസ്റ്റവും ഉണ്ട്.

ഹെൽത്ത് ഏരിയയാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ കരാട്ട പ്രാക്ടീസ് നടക്കുന്നു.

നിരവധി കുട്ടികൾ കാരാട്ട പ്രാക്ടീസ് ചെയ്യുന്നു ഇതൊരു ആയോധന കലാമുറ--

ഈ ഓഫ്സെറ്റ് പ്രിൻ്റിംഗ് ഷോപ്പ് എവിടെയാണ്.

ഇതിൻ്റെ എവിടേയോ ഉള്ള കാര്യങ്ങൾ നടത്തണം ലക്ഷ്യങ്ങൾ പലതാണ്.

അവിടായാലും ദാ ഇക്ക കാണും.

ചിത്രത്തിൽ വലിയ ഒരു സ്ഥാപനം കാണുന്നു.

വാഹനത്തിന്റെ ഇരു വശമായി വളരെ നല്ല രീതിയിൽ--

ചിത്രത്തിൽ ഒരു അയണിംഗ് കേന്ദ്രം കാണിച്ചിരിക്കുന്നു അതായത് തേപ്പ് കേന്ദ്രം.

ഒരു വസ്ത്രമാണ് അദ്ദേഹം തേയ്ക്കുന്നത് നിരവധി ആൾക്കാരെ--

വിവിധ രീതിയിലുള്ള വിൽപ്പനാ വൈഭവമാണ് ഈ ഷോപ്പിൽ കാണിച്ചിരിക്കുന്നത്.

ഇവിടെ ഹോണ്ട പ്രൊഡക്ട്സ് എന്ന് കൊടുത്തിരിക്കുന്നു ഇവയെല്ലാം വലിയ എന്റർടൈൻമെന്റ്സുകളാണ് .

ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബാറ്റ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു.

കാണുന്ന ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ പായുന്നു.